chocolate chocolate തന്നല്ലേ ആ chocolate പറയുമ്പോളാ ഓർമ്മ വരുന്നേ ചെലവര് entertainment ആക്കാൻ ഒരു hotel ലിപ്പോക്കും food കഴിക്കും അല്ലേ ആടാ അതും ഒരു entertainment of stress ചെലവര് depression ന് എല്ലാം വരുമ്പോ food അടിച്ചും വീശുന്ന് പറയുന്ന കേട്ടാ

diet എടുക്കാമെന്നെല്ലാം വിചാരിച്ചിരിക്കും പക്ഷേ food കാണുമ്പോ ആ അതാണ് നമ്മളിപ്പോ ഒരു bakery ൻ്റെ മുമ്പിലോട്ട് അല്ലെങ്കിൽ hotel ൻ്റെ മുമ്പിലോട്ട് പോകുമ്പോ ആ മണമടിച്ചാ നേരെ അങ്ങ് കേറി എന്തെങ്കിലും കഴിക്കാൻ തോന്നും അത് ഒരു സുഖാണ് തിന്നുമ്പോള്ളൊരു സുഖമേയുള്ളു പക്ഷെ തിന്നുമ്പൊരു സുഖാണ് ഇതെല്ലം തന്നെ ഇങ്ങനെ പോവുന്നു

ഞാന് ഇപ്പൊ അടുത്ത് എറണാകുളംപോയിരുന്നു നമ്മടെ ഒരു അഹ് IDDC ന്നു പറഞ്ഞപരിപാടിയെണ്ടായിട്ട് അവിടെപ്പോയി college ല്ലാം ഒന്ന് കണ്ട് രാജഗിരിലായിരുന്നു പരിപാടി അപ്പൊ college ല്ലാം കണ്ട് അടിപൊളിയാണ് പിന്നെ അതേപോലെ കുറേ robot അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അത് നല്ല experience ആയിരുന്നു

ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ അഹ് metro ലെല്ലാം കറി പിന്നെ mall ല്ലേ? നമ്മടെ ലുലു mall ഉ ലുലു mall ലൊന്ന് കറങ്ങിയടിച്ചു അൽഫാമും കഴിച്ചിട്ടിങ്ങനെ വന്നു അത്ര തന്നെ ഒരു entertainment അല്ലേ? ഒരേ college life ന്ന്‌ break എടുത്തിട്ട് പോവാം

ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക്എന്താ പറയാ stress കൂടി എന്തെങ്കിലും ആയിപ്പോവും

വേറെന്തെല്ലാപ്പ നീയ് എന്നിട്ട് ഇന്ന് കളിക്കാൻഎവിടേലും പോയിരുന്നോ? കളിയ്ക്കാൻ ഇപ്പം പിള്ളേരൊന്നുമില്ലെടാ എല്ലാം പണ്ടല്ലേ അതെല്ലാം ഇപ്പോ എല്ലാരും ജോലിക്കു പോവുന്നു പഠിക്കാൻ പോവുന്നു college ല്‍ busy busy പക്ഷേങ്കില് നീ gym ന് പോക്കില്ലേ അതും ഒരു entertainment തന്നെയല്ലേ? അതും സത്യം പറഞ്ഞാ ഒരു entertainment പോവുന്നെനു മുന്നേ ഭയങ്കര ദേഷ്യമെല്ലാമുണ്ടാവും എന്തെങ്കിലും stress ഓ അല്ലെങ്കില് ഒരു sadness എല്ലാമായിട്ട് വീട്ടിലിരിക്കുമ്പോ അങ്ങനെയങ്ങു പോവുന്നതായിരിക്കും കൂട്ടുകാരെല്ലാം വിളിക്കും വാടാ വാടാന്ന്

പോയി അത് ചെയ്തു കഴിഞ്ഞിറങ്ങുമ്പോ എന്തോ ക്ഷീണമെങ്കിലും ഒരു relief ആയിരിക്കും നമുക്കാ മുന്നേയുള്ള mood ഏ മാറും അതുകൊണ്ട്‌ ഞാനങ്ങു പോവും. ഇന്ന് തന്നെയല്ലേ?

ആ തെയ്യത്തിൻറെ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ പിള്ളേരെല്ലാരും status ഇടുന്നതും അങ്ങിനെയെല്ലാം കണ്ടിട്ടുണ്ട് online ആയിട്ട് ഇപ്പം തെയ്യം season അല്ലേ?

പോണംന്ന്ണ്ട് നോക്കട്ടെ. ആ അതൊരു പ്രത്യേക experiexperience ആണ്.

എനക്കും വല്യ തെയ്യത്തിനെപ്പറ്റി വല്യ idea ഒന്നൂല്ല പക്ഷേ friends ൻ്റെ കൂടെ പോവും കാണും സന്തോഷിക്കും വരും. c അതിൻ്റെ വെടിക്കെട്ട് വേറെ തന്നെ ഒരു vibe ഏട്ടോ അത് നേരിട്ട് കണ്ടാലുള്ള experience വേറെതന്നെ ആ അനക്കും ഈ തെയ്യത്തിൻ്റെ പേരൊന്നുമറിഞ്ഞൂടാ main ആയിട്ട് പക്ഷെ ഈ ആ ഒരു experience വെറുതെ അവിടെപ്പോവും vibe ആക്കീട്ടിങ്ങു പോരും

പിന്നെ വിഷമം മനുഷ്യൻമാരെ entertainment ആക്കണംന്ന് പറഞ്ഞിട്ട് ആനേനെയെല്ലാംപിടിച്ചു കൊണ്ടേയിട്ടിട്ട് ആനക്കെല്ലാം എടങ്ങേറാണ് ചൂടില് ടാ എന്നാലും ആന ആനയല്ലേടാ ആനേനെ കാണാൻ അടിപൊളിയല്ലേ അതേ മനുഷ്യന്മാരുടെ entertainment നു വേണ്ടീട്ടല്ലേ ഇതിനെ കൊണ്ടെയിടുന്നതു എന്നിട്ടെന്തെല്ലാം എന്തെല്ലാണ്

അത് ശരിയാ പക്ഷെ ചൂടെല്ലാല്ലേ നീ തൃശൂർ പൂരത്തിനെല്ലാം പോയിട്ടുണ്ടോ? ഞാൻ തൃശൂർ പൂരത്തിനൊന്നും പോയിട്ടില്ല ആകെ ഈ കണ്ണൂർ തെയ്യത്തിനു മാത്രം

ആ പോണം എന്തായാലും ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഉറൂസിന് പോയിരുന്നു എവിടാന്ന് വച്ചാല് പറശ്ശിനിക്കടവ് ആ road അങ്ങോട്ട് വരുന്ന ഒരു bridge ൻ്റെ അപ്പുറം ഒരു ഉറൂസ് ആ ആ ഉറൂസ്‌ അടിപൊളിയാ ഉറൂസിന് ഞാനും പോയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളകൊറേ സ്ഥലങ്ങളില് നമ്മടെ നാട്ടില്ന്നെയുണ്ട് ഒരു മക്കാ മസറി അവിടെയെല്ലാം ഉറൂസിണ്ടായി അപ്പൊ നമക്ക് ഉച്ചക്ക് ബിരിയാണിയെല്ലാം കിട്ടീനി സംഭവം അതുമാത്രമല്ല നമ്മക്ക് ഒന്നും അറിഞ്ഞൂട ഞാൻ ആദ്യായിട്ടാ പോണത് നോക്കുമ്പോ അവിടെ ആകാശ തൊട്ടിലും തോണിയുമെല്ലാം ഉണ്ട് ആ അതന്നെ main അല്ലേ ആകാശ തൊട്ടിയിലോട്ട് കേറിയാലുള്ള experience വേറേ തന്നെ

അത് spot ലാ ആക്കുന്നേ അതായത് ഇപ്പൊ നമ്മടെ front ആക്കീട്ട് അപ്പടി serve ചെയ്യുന്നേ

hallo

ഏതാന്നറിയാൻ അതുമാത്രല്ല ഇവരെ ഏതോ ഏതെല്ലാം രാജ്യത്തുന്നു കൊണ്ടരുന്ന അത്തറെല്ലാം ഉണ്ടായേനു ഓ അത്തറ് നമ്മടെ നാട്ടില് main അല്ലേ വെല്ലില്ല അല്ല perfume അടിക്കാണ്ട് പൊറത്തെറങ്ങുന്ന ശീലം എനക്കില്ല ഞാൻ perfume ഒന്നുമടിക്കില്ല പക്ഷെ ഭയങ്കര smell ഉ എന്തോ നല്ല ഉഗ്രൻ smell ഉ ആ ഒരു അങ്ങനെയുള്ള അത്തറിൻ്റെ ഒരു പീടിക തന്നെ മതി ആ നാട് മൊത്തം നല്ല മണമുണ്ടാവാൻ അത്തറും അതുമാത്രമല്ലാട്ടോ വേറെ കൊറേ shops cooling specs cooling glass ൻടെം വള മാല

ഞാൻ food ഏ food food കഴിക്കല് food കഴിക്കല് അതെന്നെ ice cream കല്ലുമ്മക്കായ് മറ്റേ വേറെ ഇതും കഴിച്ചിരിക്കല് മറ്റേ cauli flower പൊരിച്ചിട്ടുതരില്ലേ, ഗോപി മഞ്ചൂരിയനാ?

പിന്നെ കൊറേ posters photo എടുത്തു instagram story

അല്ലാണ്ട് പിന്നെ drive drive ഉം ഒരു entertainment ആണ് അതല്ലേ drive ചെയ്യുന്നതു കൊറേ ഇവിടന്ന് തന്നെ കൊറച്ചു പോവാനുണ്ട് നീ എങ്ങനെ night drive നെല്ലാം പോവാറുണ്ടോ?

ആ night driving കുഴപ്പമില്ല. ഏതാ സുഖം രാവിലെ ഓടിക്കുന്നതോ അല്ലെങ്കിൽ രാത്രി ഓടിക്കുന്നതോ? രാത്രി ഓടിക്കുന്നതാ സുഖം സത്യം പറഞ്ഞാ ചൂടില്ല വെയിലില്ല എൻറ്റമ്മോ അതാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നം ആ അതു ശരിയാ രാത്രി ഒരു തണുപ്പുണ്ടാവൂല്ലേ ചെറിയ

ആ രാവിലെ നല്ല ചൂടല്ലേ പിന്നെ ഇനി വീട്ടില് അല്ലാ തലശ്ശേരിയെല്ലാം vibe അടിക്കാൻ പോക്കുണ്ടോ നമ്മുടെ കടൽപ്പാലത്തിൻറെ അവിടെയെല്ലാം ഇരുന്നാസമയം പോവുന്നതറിയില്ലല്ലോ

nice ആ ആടെ നമ്മടെ ice ൻ്റെ ice ലോരോ flower ആക്കീട്ട് ഒരു juice പോലത്തെ സാധനം കിട്ടുംഎന്താണ് പേരറിയില്ല കൃത്യമായിട്ട്

അടിപൊളി സാധനം അതു മാത്രമല്ല തലശ്ശേരി റോഡിൽ നിന്നില്ല തലശ്ശേരി മാഹി road ൽ നിന്ന് ഇങ്ങോട്ട്ക്കു കേറുന്നില്ലെ കടൽപ്പാലത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇപ്പൊ മറ്റേ color paint ല്ലാം അടിച്ച സ്ഥലമില്ല?

ആ കേറുമ്പോ ഉള്ളൊരു ഹോട്ടലുണ്ട്

അവിടെ cocktail cocktail ഇല്ലേ മറ്റേ mixed juice നമ്മള് പണ്ടെപ്പോഴോ കുടിച്ചിനി ആ കുടിച്ചതോർമ്മയുണ്ട് cocktail അല്ലേ? ആ അത് അതല്ല അന്നത്തെ വല്യ തണുപ്പൊന്നൂല്ല തലശ്ശേരിലേത് ഉഗ്രൻ cocktail ആണ്

അവിടെപ്പോയാ ഇനി try ചെയ്യണം ഉഗ്രൻ സാധനാ

ആ അതിന് തൊട്ടപ്പുറം ഷവർമ്മയോ ഷവർമ്മ shop ഉം കൂടിയുണ്ട് ഒരു roll ഉ ഷവർമ്മ വേറൊന്നും വേണ്ട ഷവർമ്മ പിന്നെ വേറെ തന്നെ level ഉ സാധനല്ലേ? ആ അത് കഴിഞ്ഞാ cocktail ഉ എടുത്തിട്ട് നേരെ അങ്ങോട്ടേയ്ക്ക് പോയാമതി എന്ത് കടൽപ്പാലം view ഉം കണ്ട് കുടിച്ചാ മതി

ആഹ് മൊഴപ്പിൽ അങ്ങോട്പോയിരുന്നു അപ്പൊ അവിടന്ന് നേരെ വരുമ്പോ അവിടെ ക്കേറി pepper palace ൽ കേറീട്ട് food അടിച്ചു തലശ്ശേരില് എത്രയെത്ര hotel ണ്ട് പ്രയോഗിക്കാൻ main സംഭവം ബോംബെ hotel ആ പണ്ട് എൻ്റെ അച്ചമ്മേടല്ലാം സമയത്തെ ഉണ്ടു പോലും കാലത്തു അതെയോ കണ്ണൂർ ജില്ലേല് ഏറ്റവും best എറച്ചി ചോറ് കിട്ടുന്ന സ്ഥലം അതാണ് ആ ബോംബേല് ഞാൻ എപ്പോഴോ ഒരിക്കെ പോയിന്നു തോന്നണൂട്ടോ ഇറച്ചിച്ചോറു കഴിക്കാനായിട്ടു പോയതാ ഞാൻ college പ്പോവും college ന്നു എപ്പഴും പോയിട്ട് കഴിക്കും ഉച്ചക്കെല്ലാം അധികോം

അതായത് എൻ്റെ ഇറച്ചിച്ചോറിനോടുള്ള കാഴ്ചപ്പാട് മാറിയാതെ അന്നാണ് അത് കഴിച്ചത് മുതൽ ഞാൻ വിചാരിച്ചു ഇറച്ചി ചോറ്ന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ഇല്ലേ

ഈ ബിരിയാണീന്റെ മസാല കൊറച്ചു നല്ലോണം പെരട്ടീട്ട് ചെറിയ ചെറിയ ഇറച്ചി കഷണം മുറിച്ചിട്ടിട്ടു പെരക്കീറ്റെടുക്കണതാ ഇറച്ചി ചോറ്ന്നാ ഞാൻ വിചാരിച്ചേ അല്ലടാ അതിനു മുന്നേ എല്ലാം നമ്മടെ നാട്ടീന്നെല്ലാം അങ്ങനെ വരുന്നത് ഓരോരുത്തര്

ചോറിൻ്റെ color ഉ തന്നെ ഒരു മഞ്ഞ ഒരു മസാലേൻ്റെ color ആവും പക്ഷെ മസാല ഇല്ല പക്ഷെ മസാല full മസാല color ഉ

മസാല ഇല്ലാണ്ട് തന്നെ മസാലേൻ്റെ color ല് ചോറിതായിട്ട് രണ്ട് piece chicken beef മുണ്ട് chicken മുണ്ട് രണ്ടും അടിപൊളിയാ beef ഒന്നും പറയാനില്ല പക്ഷെ beef ചെറിയ piece ആയിരിക്കും പൈസ പൈസക്ക് worth ആവണ്ടേ നൂറു രൂപ എങ്ങാനുമുള്ളൂ ആ ടേ അത് തിന്നാ മതിയാവൂല്ല ഓഹോ കൊതിപ്പിച്ചല്ലോ

ആണ് അത്രയ്ക്ക് അടിപൊളിയാണ് അതാ ഞാൻ പറഞ്ഞേ

ഇതെല്ലം തന്നെ വേറെന്ത് life ഇങ്ങനെ പോകുന്നു ആ തിന്നുക film കാണുക യാത്ര പോവുക വേറൊന്നൂല്ലേ

അപ്പൊ ശരീടാ നമുക്കെന്നാ നിർത്തിയാലോ എന്നാ okay ടാ ഇനി എപ്പോഴെങ്കിലും കാണാം ആ അപ്പൊ ശരി bye

hello നമസ്കാരം hello നമസ്കാരം ആ എന്തൊക്കെയുണ്ട് വിശേഷം ആ നല്ല വിശേഷം ആ താങ്കൾക്ക് സുഖമല്ലേ അതെ എനിക്ക് സുഖം തന്നെയാണ് ആ ആണ് ല്ലേ

ആഹ് ഞാനിന്ന് വിളിച്ചത് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ഏർ വിഷയത്തെ കുറിച്ച് അൽപ്പ നേരം സംസാരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്

ആ താങ്കൾക്ക് താല്പര്യമില്ലേ അഹ് ആഹ് സമയമില്ലേ സംസാരിക്കാനൊക്കെ എന്തെങ്കിലും തിരക്കിലാണോ അല്ല ഞാൻ തിരക്കിലല്ല break സമയമുണ്ട് താങ്കൾ പറഞ്ഞോളൂ ആ അതെയല്ലേ ഞാനിന്ന് സംസാരിക്കാൻ വെച്ച വിഷയം എന്തെന്ന് വെച്ചാൽ എല്ലാവര്ക്കും ഇഷ്ട്ടമുള്ള പോലെ ഒരു ഏർ നമ്മുടെ കായികമായ football നെ കുറിച്ചാണ് താങ്കൾക്ക് താല്പര്യമില്ലേ അതിനെപ്പറ്റി സംസാരിക്കാൻ അതെ എനിക്ക് താല്പര്യം ഉണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ

അതെ എനിക്ക് വളരെ അധികം ഇഷ്ട്ടമാണ് football എന്ന sports ആ അതെയോ ഏർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള team ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള team അർജന്റീന എന്ന ദേശീയ team ആണ് ആ അതെയല്ലേ ഏർ ഞാന് എനിക്ക് football നെ കുറിച്ച് വല്ലാതെ അറിവൊന്നുല്ല അപ്പൊ എനിക്ക് തോന്നി നിങ്ങളോട് ഒന്ന് വിളിച്ച് സംസാരിച്ച് നിങ്ങൾ നിങ്ങൾടെ വിവരങ്ങളൊന്നു ശേഖരിക്കാം എന്ന് കരുതി അതുകൊണ്ട് ഞാന് നിങ്ങൾടെ ഒന്ന് വ് നിങ്ങളോടൊന്ന് ചോദിക്കാം എന്ന് കരുതി വിളിച്ചതാണ്

ആ അതെ ആ എന്നാ ഞാൻ ഏർ കൊറച്ച് ചോദ്യങ്ങള് ചോദിക്ക എനിക്കതിനുള്ള മറുപടി നിങ്ങൾ ഏർ തരുമല്ലോ അതെ എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ആ ആദ്യം തന്നെ ഏർ ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ football എന്ന sports കളിക്കുമ്പോൾ തന്നെ അതിൽ എത്ര അംഗങ്ങളാണ് ഏർ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് നിങ്ങൾക്കറിയില്ലേ എത്ര അംഗങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക എന്ന് അതെ എനിക്കറിയാവുന്നതാണ് ഓരോ team ലും പതിനൊന്ന് കളിക്കാരാണ് ഉണ്ടായിരിക്കേണ്ടത് ആ പതിനൊന്ന് കളിക്കാരാ അല്ലെ ആ എനിക്ക് അതിനെ കുറിച്ചൊന്നും വല്ലാതെ അറിവില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ ആ അതിനെന്താ

അർജന്റീന എന്ന ദേശീയ team നയിക്കുന്നത് ഇപ്പോൾ ലയണൽ മെസ്സിയാണ് ആ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള താരം ലയണൽ മെസ്സി ആണോ അതെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള football താരം ലയണൽ മെസ്സി തന്നെയാണ് ആഹ് മെസ്സി ഏർ വളരെ അധികം പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എന്ന് ഏർ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വല്ലാതെ അറിയില്ല എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞ് തരു എത്ര ഏർ team എത്ര ഏർ cup ആണ് മെസ്സി എടുത്തിട്ടുള്ളത് എന്നും ഏർ പുരസ്‌കാരങ്ങൾ വളരെയധികം നേടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഏർ വിശദമാക്കി തരുവോ

ഉൾക്കൊള്ളാവുന്നതല്ല അതൊരു gold medal ആയിരുന്നു പിന്നീട് അദ്ദേഹം നേടിയിരത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ finalist മാർ എന്ന് പേരുള്ളതാണ് അദ്ദേഹം നേടിയത് പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും വിജയ സ്വപ്നമായിരുന്ന world cup ഈ അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്രണ്ടിലെ world cup ലായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് അദ്ദേഹം മാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ trophy കൾ നേടിയ വ്യക്തികളിൽ രണ്ടാമത് അദ്ദേഹം നേടിയ പുരസ്‌കാരങ്ങൾ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏഴ് എന്ന തവണ അദ്ദേഹം ballon dor നേടിയിട്ടുണ്ട് പിന്നീടദ്ദേഹം നാല് നാലോ അഞ്ചോ തവണ golden boot കൾ നേടിയിട്ടുണ്ട് പിന്നെ ട് അദ്ദേഹം രണ്ട് world cup ന് golden ball നെ നേടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം തൻറെ രാജ്യത്തിനും club നും വേണ്ടി നേടിയ വ്യക്തിയാണ് ആ അതെ ഓ ഇത്രയധികം പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹം ഏർ തൻറെ രാജ്യത്തിന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലേ ഇപ്പൊ കഴിഞ്ഞ ഏർ world cup ലും ഏർ അത് ഏർ അദ്ദേഹത്തിൻറെ team ആയ ഏർ അർജന്റീന എന്ന രാജ്യത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഏർ കളിച്ച് ജയിച്ചത് അല്ലേ അത് ഏത് team ൻറേം ഏർ ഏത് രാജ്യത്തിൻറെ team ൻറേ ഒപ്പത്തിന് വേണ്ടിയാണ് കളിച്ച് ജയിച്ചത് അദ്ദേഹം world cup നേടിയ ഏർ നേടാൻ വേണ്ടി കളിച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന club footballs ൻറെ teamPSG എന്ന ഫ്ര french team ലാണ് അദ്ദേഹം ഏർ ഇതിന് മുമ്പ് കളിച്ചിരുന്ന club ബാർസലോണ എന്ന spanish league ആണ് team നെ വേണ്ടിയാണ് അദ്ദേഹം world cup ൽ ഒരുപാട് നേട്ടങ്ങൾ പുരസ്‌കാരങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹം ആണ് ഏർ world cup ലെ ഏറ്റവും കൂടുതൽ കളും ദേശീയ goal നേടിയ കൂടുതൽ goal നേടിയ രണ്ടാമത് വ്യക്തിയും ആ അങ്ങനെയാണ് ല്ലേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധരആരാധകരുള്ള ഒരു താരത്തിന്ന് ആണ് മെസ്സി എന്നാണ് തോന്നുന്നു അങ്ങനെയാണോ മറ്റ് താരങ്ങളേക്കാളൊക്കെ ആരാധകർ ഈ മെസ്സിക്കാണ് എന്നാണ് എനിക്ക് തോന്നിയെ എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി

ആ അങ്ങനെയാണല്ലെ ആ അതെല്ലാം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലും എനിക്കതിനെ കുറിച്ച് ഒന്നും കൂടിയും ഏർ ഒരു ഏർ അറിവ് കൂടി ലഭിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചതാണ് പിന്നെ എനിക്ക് അറിയാനുള്ളത് മെസ്സി ഏർ കുറേ അധികം club ന് വേണ്ടി കളിച്ചിട്ടുണ്ടോ അതോ ഒരു club ന് വേണ്ടി മാത്രമാണോ കളിച്ചിട്ടുള്ളത് അല്ലാ മെസ്സി ഏർ അഹ് തൻറെ രണ്ട് ടീ രണ്ട് club ന് വേണ്ടി അദ്ദേഹം കളിക്കുന്നില്ല ഒന്നാമതായി അദ്ദേഹം ആദ്യം പിന്നെ ബാർസലോണ എന്ന spanish club ന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് നേട്ടങ്ങളും നേടിയിട്ടുണ്ട് ഉദാഹരണത്തിന് നാല് UEFA champions league കിരീടം നേടിയിട്ടുണ്ട് ഏർ ആറ് ballon dor ബാർസലോണയിൽ നിന്നാണ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻറെ ഏർ കഴിഞ്ഞ രണ്ട് കൊല്ലമല്ലാത്ത ബാക്കി ഇഷ്ടകാലം മുഴുവൻ അദ്ദേഹം ബാർസിലോണയിൽ തന്നെയായിരുന്നു ചിലവഴിച്ചിരുന്നത് പിന്നീട് ഇപ്പടുത്ത് ഈ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ലയണൽ മെസ്സി

അദ്ദേഹം അർജന്റീനയിൽ നിന്നാണ് നേടിയിട്ടുള്ളത് ഫിഫ best പുരസ്‌കാരം അതുപോലെ ഉള്ള എല്ലാം അദ്ദേഹം PSG യിൽ നിന്നും ഉം നേടിയിട്ടുണ്ട് അദ്ദേഹം എവിടെ പോയാലും നല്ല മികച്ച രീതിയിലാണ് കളിക്കാറുള്ളത് ആ അങ്ങനെയാണ് അല്ലെ ആ പിപിന്നെ നമുക്ക് എന്നാ ഞാൻ അടുത്തൊരു താരത്തെ കുറിച്ച് ചോദിച്ചാലോ നമുക്ക് മെസ്സിയെ ഇവിടെ നിർത്താം ഇനി ഞാൻ ചോദിക്കാൻ പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കൾ അദ്ദേഹത്തിൻറെ ഒരു fan ആണോ അതെ ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ഒരു fan കൂടിയായിരുന്നു ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏർ ലോകത്തിലെ മികച്ചൊരു കളിക്കാരിൽ മുൻപന്തിയിൽ ഉള്ളൊരു കളിക്കാരനാണ് അദ്ദേഹത്തിൻറെ ദേശീയ team ൽ പോർച്ചുഗൽ എന്ന team ആണ്

ആ അങ്ങനെയാണ്ല്ലേ അദ്ദേഹം ഏർ വ് world cup ൽ ഏർ winner ആയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം world cup നേടിയിട്ടില്ല ആ അതെയലേ ഏർ പിന്നെ ഏർ നമ്മുക്ക് ഈ ആ റൊണാൾഡോയെയും ഏർ മെസ്സിയും തമ്മിൽ ഏർ ഏർ തമ്മിൽ താരതമ്യം ചെയ്‌താൽ ഏർ നിങ്ങക്ക് ഏതാണ് കൂടുതൽ താല്പര്യമുള്ള വ്യക്തി അങ്ങനെ പറയാണെങ്കിൽ രണ്ട് പേരും നല്ല കളിക്കാരാണ് പക്ഷെ മെസ്സിക്കാണ് കുറച്ചും കൂടിയും മി റൊണാൾഡൊയേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ റൊണാൾഡോ അത് നേടിയിട്ടില്ല എന്ന് പറഞ്ഞില്ല ഉദാഹരണത്തിന് മെസ്സി ഏഴ് ballon dor നേടിയപ്പോ റൊണാൾഡോ അഞ്ചു ballon dor നേടിയിട്ടുണ്ട് അങ്ങനെ പല പല ഏർ എന്നാൽ റൊണാൾഡോ അഞ്ച്‌ മെസ്സി നാല് മാത്രമാണ് നേടിയിട്ടുള്ളത് ഹാ അങ്ങനൊക്കെയാണ് അല്ലെ പിന്നേ എനിക്ക് ഏർ ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഏർ ഈ മെ അർജന്റീന team അല്ലാതെ വേറെ ഏതേങ്കിലും team ഏർ world cup ലഭിച്ചിട്ടുണ്ടോ